മനസ്സ് പറയുന്നത് നാൽപത്തിയെട്ടാം ലക്കം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികൾക്കു നമസ്കാരം
നമ്മുടെ സായുധസേനയെക്കുറിച്ച് നമ്മുടെ സൈന്യത്തിലെ ജവാന്മാരെക്കുറിച്ച് അഭിമാനം തോന്നാത്ത ഒരു ഭാരതീയനുമുണ്ടാവില്ല
ഓരോ ഭാരതീയനും ഏതു പ്രദേശത്തുള്ളതോ ഏതു ജാതിമതസമുദായത്തിലുള്ളതോ ഏതു ഭാഷയിലോ പെട്ടയാളാണെങ്കിലും നമ്മുടെ സൈനികരോട് തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കാനും അവർക്കുള്ള പിന്തുണ പ്രകടിപ്പിക്കാനും എപ്പോഴും ഉത്സാഹമുള്ളവരായിരിക്കും
ഇന്നലെ ഭാരതത്തിലെ നൂറ്റിയിരുപത്തിയഞ്ചുകോടി ജനങ്ങളും നമ്മുടെ സൈന്യത്തിന്റെ പരാക്രമത്തിന്റെ ദിനമായി അഭിമാനത്തോടെ ആഘോഷിക്കയുണ്ടായി
നാം 2016 ൽ നടന്ന സർജിക്കൽ സ്ട്രൈക്കിനെ ഓർമ്മിച്ചു
അന്ന് നമ്മുടെ സൈനികർ നമ്മുടെ രാഷ്ട്രത്തിനുനേരെ ഭീകരവാദത്തിന്റെ മറവിൽ കപടയുദ്ധമെന്ന അഹങ്കാരം കാണിക്കുന്നവർക്ക് മുഖമടച്ച് മറുപടി കൊടുക്കുകയുണ്ടായി
രാജ്യത്തെ കൂടുതൽ കൂടുതൽ പൌരന്മാർ വിശേഷിച്ചും യുവതലമുറ നമ്മുടെ ശക്തിയെന്തെന്നറിയണമെന്ന വിചാരത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ സായുധസൈന്യം പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചു
നാം എത്ര കഴിവുള്ളവരാണെന്നും നമ്മുടെ സൈനികർ എങ്ങനെയാണ് തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ രക്ഷനോക്കുന്നതെന്നും അതിലൂടെ അറിയിക്കാനാഗ്രഹിച്ചു
പരാക്രം പർവ്വ് പോലുള്ള ദിനം യുവാക്കളെ നമ്മുടെ സായുധ സേനകളുടെ അഭിമാനിക്കുന്ന പാരമ്പര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു
രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു
ഞാനും വീരന്മാരുടെ ഭൂമിയായ രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തു
നമ്മുടെ രാജ്യത്ത് ശാന്തിയുടെ അന്തരീക്ഷം ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നവർക്ക് നമ്മുടെ സൈന്യം മുഖമടച്ച് മറുപടി കൊടുക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു
നാം ശാന്തിയിൽ വിശ്വസിക്കുകയും ശാന്തിയെ പ്രോത്സാഹിപ്പിക്കാൻ പ്രതിബദ്ധരായിരിക്കുകയും ചെയ്യുന്നു
എങ്കിലും അഭിമാനത്തോട് ഒത്തുതീർപ്പുണ്ടാക്കിയിട്ടും രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ വില കൊടുത്തിട്ട് ഒരിക്കലും അതിനു തയ്യാറല്ലതാനും
ഭാരതം എന്നും ശാന്തിക്കുവേണ്ടി പ്രതിബദ്ധതയോടും സമർപ്പണത്തോടുമാണ് നിലകൊണ്ടിട്ടുള്ളത്
ഇരുപതാം നൂറ്റാണ്ടിൽ രണ്ട് ലോകമഹായുദ്ധങ്ങളിൽ നമ്മുടെ ഒരു ലക്ഷത്തിലധികം സൈനികർ ശാന്തിയ്ക്കുവേണ്ടി മഹത്തായ ബലിദാനം അർപ്പിക്കുകയുണ്ടായി
അതും ആ യുദ്ധവുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ലാതിരുന്ന കാലത്തായിരുന്നുവെന്നോർക്കണം
ഒരിക്കലും മറ്റാരുടെയും ഭൂമിയിൽ നമ്മുടെ കണ്ണ് പതിഞ്ഞിട്ടില്ല
അത് ശാന്തിയോടുള്ള നമ്മുടെ പ്രതിബദ്ധതയായിരുന്നു
കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് സെപ്റ്റംബർ 23 ന് ഇസ്രയേലിൽ ഹൈഫാ യുദ്ധത്തിന് നൂറു വർഷം തികയുന്ന അവസരത്തിൽ അക്രമികളിൽ നിന്ന് ഹൈഫയ്ക്ക് മോചനം നൽകിയ മൈസൂർ ഹൈദരാബാദ് ജോധ്പൂർ ലാൻസർമാരിൽപെട്ട നമ്മുടെ വീരന്മാരായ സൈനികരെ ഓർമ്മിച്ചു
അതു ശാന്തിക്കുവേണ്ടി നമ്മുടെ സൈനികർ കാട്ടിയ പരാക്രമത്തിൽ പെട്ടതായിരുന്നു
ഇന്നും യുണൈറ്റഡ് നേഷൻസിന്റെ പല സമാധാന സേനകളിൽ ഭാരതം ഏറ്റവുമധികം സൈന്യത്തെ അയയ്ക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്
ദശകങ്ങളായി നമ്മുടെ വീരന്മാരായ സൈനികർ നീല ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് ലോകത്ത് ശാന്തി സ്ഥാപിക്കാൻ മഹത്തായ പങ്കാണ് വഹിച്ചുപോരുന്നത്
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ ആകാശത്തെ കാര്യങ്ങൾ വേറിട്ടതാണ്
ആകാശത്ത് നമ്മുടെ ശക്തി കാട്ടിക്കൊണ്ട് ഭാരതീയ വായുസേന എല്ലാ ജനങ്ങളുടെയും ശ്രദ്ധ തങ്ങളിലേക്ക് ആകർഷിച്ചുവെന്നതിൽ ആശ്ചര്യപ്പെടാനില്ല
നമുക്ക് സുരക്ഷിതത്വബോധമേകി
റിപബ്ലിക് ദിന ആഘോഷാവസരത്തിൽ ആളുകൾ ഏറ്റവുമധികം അക്ഷമയോടെ കാത്തിരിക്കുന്ന പരേഡിന്റെ ഇനങ്ങളിലൊന്നാണ് ഫ്ളൈ പാസ്റ്റ്
അതിൽ നമ്മുടെ വായുസേന ആശ്ചര്യചകിതരാക്കുന്ന കൃത്യങ്ങൾ കാട്ടിക്കൊണ്ട് തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുന്നു
ഒക്ടോബർ 8 ന് നാം വായുസേനാ ദിനം ആഘോഷിക്കുന്നു
1932 ൽ ആറു പൈലറ്റുമാരും 19 വായുസൈനികരുമായി ഒരു ചെറിയ തുടക്കത്തിൽ നിന്നു വളർന്ന് നമ്മുടെ വായുസേന ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും സാഹസികരും ശക്തരുമായ വായുസേനയായി മാറിയിരിക്കുന്നു
ഇത് എന്നും ഓർത്തിരിക്കേണ്ട യാത്ര തന്നെയാണ്
രാജ്യത്തിനുവേണ്ടി തങ്ങളുടെ സേവനമേകുന്ന എല്ലാ വായുസൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഞാൻ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള അഭിനന്ദനം നേരുന്നു
1947 ൽ പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണകാരികൾ അപ്രതീക്ഷിതമായ ആക്രമണത്തിന് തുടക്കമിട്ടപ്പോൾ ഈ വായുസേനതന്നെയാണ് ശ്രീനഗറിനെ ആക്രമണകാരികളിൽ നിന്ന് രക്ഷപ്പെടുത്താനായി ഭാരതീയ സൈനികരും യുദ്ധോപകരണങ്ങളും യുദ്ധഭൂമിയിൽ യഥാസമയം എത്തുന്നുവെന്ന് ഉറപ്പാക്കിയത്
വായുസേന 1965 ലും ശത്രുക്കൾക്ക് മുഖമടച്ച് മറുപടി കൊടുക്കുകയുണ്ടായി
1971 ലെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ച് ആർക്കാണറിയാത്തത്
1999 ൽ കാർഗിലിനെ കടന്നുകയറ്റക്കാരുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിലും വായുസേനയുടെ പങ്ക് നിസ്തുലമാണ്
ടൈഗർ ഹില്ലിൽ ശത്രുക്കളുടെ താവളങ്ങളിൽ രാപകൽ ബോംബാക്രമണം നടത്തി വായുസേന അവരെ മണ്ണുകപ്പിച്ചു
അപകടങ്ങളിൽ നിന്ന് രക്ഷപെടുത്തുന്ന കാര്യമാണെങ്കിലും അപകടങ്ങളുണ്ടാകുമ്പോഴുള്ള രക്ഷാ ദൌത്യമാണെങ്കിലും നമ്മുടെ വായുസേനയിലെ സൈനികർ അഭിനന്ദനാർഹമായ രീതിയിൽ ചെയ്ത കാര്യങ്ങളുടെ പേരിൽ ഞാൻ വായുസേനയോട് കൃതജ്ഞനാണ്
കൊടുങ്കാറ്റ് പേമാരി വെള്ളപ്പൊക്കം തുടങ്ങി കാട്ടുതീ വരെയുള്ള പ്രകൃതിദുരന്തങ്ങളെ നേരിടാനും ജനങ്ങൾക്ക് സഹായമേകാനുമുള്ള അവരുടെ ആവേശം അദ്ഭുതകരമാണ്
രാജ്യത്ത് ലിംഗസമത്വം അതായത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സമത്വം ഉറപ്പാക്കാൻ വ്യോമസേന സ്വയം ഉദാഹരണം അവതരിപ്പിച്ചിട്ടുണ്ട്
തങ്ങളുടെ എല്ലാ വകുപ്പുകളുടെയും കവാടം രാജ്യത്തെ പെൺമക്കൾക്കായി തുറന്നിരിക്കുന്നു
ഇപ്പോൾ വായുസേന സ്ത്രീകൾക്ക് ഷോർട്ട് സർവ്വീസ് കമ്മീഷനൊപ്പം പെർമനന്റ് കമ്മീഷന്റെ സാധ്യതയും നൽകുന്നു
ഈ വർഷം ആഗസ്റ്റ് 15 ന് ഞാൻ ചുവപ്പുകോട്ടയിൽ നിന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി
ഭാരതത്തിന്റെ സൈന്യത്തിൽ സായുധസേനയിൽ പുരുഷശക്തിയുടെ മാത്രമല്ല സ്ത്രീശക്തിയുടെയും അത്രതന്നെ സംഭാവന ഉണ്ടാകുന്നു എന്ന് ഭാരതത്തിന് അഭിമാനത്തോടെ പറയാനാകും
സ്ത്രീ ശക്തയാണ് ഇപ്പോൾ സായുധയുമാകുകയാണ്
പ്രിയപ്പെട്ട ജനങ്ങളേ കഴിഞ്ഞ ദിവസം നാവികസേനയിലെ നമ്മുടെ ഒരു ഉദ്യോഗസ്ഥൻ അഭിലാഷ് ടോമി ജീവന്മരണപ്പോരാട്ടം നടത്തുകയായിരുന്നു
ടോമിയെ എങ്ങനെ രക്ഷിക്കാനാകുമെന്ന് രാജ്യമാകെയും വേവലാതിപ്പെട്ടു
അഭിലാഷ് ടോമി വളരെ സാഹസികനായ ഒരു വീരനാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും
അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായവുമില്ലാതെ ഒരു ചെറിയ നൌകയുമായി ലോകംചുറ്റുന്ന ആദ്യത്തെ ഭാരതീയനാണ്
കഴിഞ്ഞ 80 ദിവസങ്ങളായി അദ്ദേഹം ദക്ഷിണ ഹിന്ദ് സമുദ്രത്തിൽ ഗോൾഡൻ ഗ്ലോബ് റേസിൽ പങ്കെടുക്കാനായി സമുദ്രത്തിൽ തന്റെ യാത്ര തുടർന്നുകൊണ്ട് മുന്നേറുകയായിരുന്നു
പക്ഷേ ഭീകരമായ സമുദ്രക്കൊടുങ്കാറ്റ് അദ്ദേഹത്തിന് അപകടം സൃഷ്ടിച്ചു
എന്നാൽ ഭാരതത്തിന്റെ നാവികസേനയുടെ ഈ വീരൻ സമുദ്രത്തിൽ പല ദിവസങ്ങളായി പ്രതിസന്ധിയോടു പോരാടുകയായിരുന്നു
ഒന്നും കഴിക്കുകയും കുടിക്കുകയും ചെയ്യാതെ അദ്ദേഹം സമുദ്രമധ്യത്തിൽ കഴിഞ്ഞു
ജീവതത്തോട് പരാജയം സമ്മതിക്കാൻ തയ്യാറായില്ല
ധൈര്യവും ദൃഢനിശ്ചയവും പരാക്രമവും നിറഞ്ഞ ഒരു അദ്ഭുതം ജനിപ്പിക്കുന്ന ഉദാഹരണം അഭിലാഷിനെ സമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ടെലിഫോണിൽ സംസാരിച്ചു
ഞാൻ ടോമിയെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു
ഇത്രയും വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടും തന്റെ ആവേശം ഉത്സാഹം ഇതുപോലുള്ള സാഹസം ഇനിയും തുടരാനുള്ള ദൃഢനിശ്ചയം അദ്ദേഹം എന്നോടു വ്യക്തമാക്കി
രാജ്യത്തെ യുവതലമുറയ്ക്ക് അദ്ദേഹം പ്രേരണയാണ്
ഞാൻ അഭിലാഷ് ടോമിയുടെ നല്ല ആരോഗ്യത്തിനുവേണ്ടി പ്രാർഥിക്കുന്നു
അദ്ദേഹത്തിന്റെ ഈ ധൈര്യം പരാക്രമം ദൃഢനിശ്ചയം വിപത്തിനെ നേരിടാനും വിജയം വരിക്കാനുമുള്ള ശക്തി നമ്മുടെ രാജ്യത്തെ യുവതലമുറയ്ക്ക് തീർച്ചയായും പ്രേരണയാകും
പ്രിയപ്പെട്ട ജനങ്ങളേ നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒക്ടോബർ 2 ന്റെ മഹത്വമെന്ന് ഏവർക്കുമറിയാം
ഈ വർഷത്തെ ഒക്ടോബർ 2 ന് ഒരു മഹത്വം കൂടിയുണ്ട്
ഇപ്പോൾ മുതൽ രണ്ടു വർഷത്തേക്ക് നാം മഹാത്മാ ഗാന്ധിയുടെ നൂറ്റി അൻപതാം ജയന്തി പ്രമാണിച്ച് ലോകമെങ്ങും വിവിധങ്ങളായ പരിപാടികൾ നടത്താൻ പോകയാണ്
മഹാത്മാഗാന്ധിയുടെ ചിന്താഗതികൾ ലോകത്തിനു മുഴുവൻ പ്രേരണയേകിയിട്ടുണ്ട്
മാർട്ടിൻ ലൂഥർ കിംഗ് ജൂനിയർ അല്ലെങ്കിൽ നെൽസൺ മണ്ടേലയെപ്പോലുള്ള മഹാന്മാർ എല്ലാവരും തന്നെ തങ്ങളുടെ ജനങ്ങൾക്ക് സമത്വത്തിന്റെയും മാനാഭിമാനത്തിന്റെയും അവകാശം നേടിക്കൊടുക്കാൻ നീണ്ട പോരാട്ടം നടത്തുന്നതിന് ഗാന്ധിജിയുടെ ചിന്താഗതികളിൽ നിന്ന് ഊർജ്ജം നേടുകയുണ്ടായി
ഇന്നത്തെ മൻ കീ ബാതിൽ ഞാൻ പൂജനീയ ബാപ്പുവിന്റെ മറ്റൊരു മഹത്തായ കാര്യത്തെക്കുറിച്ചു കൂടി ചർച്ചചെയ്യാനാഗ്രഹിക്കുന്നു
ഇത് കൂടുതൽ കൂടുതൽ ജനങ്ങൾ അറിയേണ്ട കാര്യമാണ്
1941 ൽ മഹാത്മാ ഗാന്ധി ക്രിയാത്മക കാര്യമെന്ന നിലയിൽ ചില ചിന്താഗതികൾ എഴുതി വയ്ക്കാൻ തുടങ്ങി
പിന്നീട് 1945 ൽ സ്വാതന്ത്ര്യസമരം ശക്തി പ്രാപിച്ചപ്പോൾ അദ്ദേഹം ആ ചിന്താഗതികളെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്ത് പുതിയ പതിപ്പ് തയ്യാറാക്കി
പൂജനീയ ബാപ്പു കർഷകരുടെയും ഗ്രാമങ്ങളുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾ കാക്കുന്നതിനെക്കുറിച്ചും ശുചിത്വം വിദ്യാഭ്യാസ വ്യാപനം പോലുള്ള അനേകം വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ ജനങ്ങളുടെ മുന്നിൽ വച്ചിട്ടുണ്ട്
ഇതിനെ ഗാന്ധി ചാർട്ടർ എന്നും പറയാറുണ്ട്
പൂജനീയ ബാപ്പു ജനസംഘാടകനായിരുന്നു
ആളുകളുമായി കൂട്ടുചേരുന്നതും അവരെ കൂട്ടിച്ചേർക്കുന്നതും ബാപ്പുവിന്റെ വൈശിഷ്ട്യമായിരുന്നു
ഇത് അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു
ഇത് ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലെ ഏറ്റവും മഹത്തായ വൈശിഷ്ട്യമെന്ന നിലയിൽ എല്ലാവർക്കും അനുഭവവേദ്യമായിട്ടുണ്ട്
അദ്ദേഹം ഓരോ വ്യക്തിയെയും ബോധ്യപ്പെടുത്തിയത് ആ വ്യക്തി രാജ്യത്തിന് ഏറ്റവും മഹത്തായ എന്നും ആവശ്യമുള്ള ആളാണെന്നാണ്
സ്വാതന്ത്ര്യസമരത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മഹത്തായ സംഭാവന അദ്ദേഹം അതിനെ വിശാലമായ ജനസമരമാക്കി മാറ്റി എന്നുള്ളതാണ്
സ്വാതന്ത്ര്യസമരത്തിൽ മഹാത്മാഗാന്ധിയുടെ ആഹ്വാനമനുസരിച്ച് സമൂഹത്തിലെ എല്ലാ മേഖലകളിലും എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകൾ സ്വയം സമർപ്പിതരായി
ബാപ്പു എല്ലാവർക്കും പ്രേരണാപ്രദമായ മന്ത്രമേകി
അത് പൊതുവെ ഗാന്ധിപാഠം എന്ന നിലയിൽ അറിയപ്പെടുന്നു
അതിൽ ഗാന്ധിജി പറയുന്നു ഞാൻ താങ്കൾക്ക് ഒരു മന്ത്രം നൽകുകയാണ്
എപ്പോഴെങ്കിലും നിങ്ങളുടെ അഹം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നു എന്നു നിങ്ങൾക്കു തോന്നിയാൽ ഈ വിലയിരുത്തൽ നടത്തണം നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ദരിദ്രനും ദുർബ്ബലനുമായ വ്യക്തിയുടെ രൂപം ഓർക്കുകയും നിങ്ങൾ എടുക്കാൻ പോകുന്ന ചുവടുവയ്പ്പ് ആ വ്യക്തിക്ക് എത്രത്തോളം ഉപയോഗപ്രദമാകുമെന്ന് സ്വന്തം മനസ്സിനോടു ചോദിക്കുകയും ചെയ്യുക
അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വന്തം ജീവിതത്തിലും വിധിയിലും നിയന്ത്രണം വരുത്താനാകുമോ അതായത് അതുകൊണ്ട് വയറുവിശക്കുന്ന അസംതൃപ്തരായ കോടിക്കണക്കിന് ആളുകൾക്ക് സ്വരാജ് ലഭിക്കുമോ നിങ്ങളുടെ സന്ദേഹം ഇല്ലാതെയാകുന്നു അഹം ഇല്ലാതെയാകുന്നു എന്ന് അപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടും
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ ഗാന്ധിജിയുടെ ഈ മന്ത്രം ഇന്നും അത്രതന്നെ മഹത്തായതാണ്
ഇന്ന് രാജ്യത്ത് വളർന്നുവരുന്ന മധ്യവർഗ്ഗം വർധിച്ചുവരുന്ന അവരുടെ സാമ്പത്തിക ശക്തി വളരുന്ന ക്രയവിക്രയക്ഷമത എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ചിന്തിക്കണം
നാം എന്തെങ്കിലും വാങ്ങാൻ പോകുമ്പോൾ നിമിഷനേരത്തേക്ക് പൂജനീയ ബാപ്പുവിനെ സ്മരിക്കാനാകുമോ പൂജ്യ ബാപ്പുവിന്റെ ആ മന്ത്രം സ്മരിക്കാനാകുമോ ഞാൻ വാങ്ങുന്ന സാധനം കൊണ്ട് രാജ്യത്തിലെ ഏതു പൌരനാണ് നേട്ടമുണ്ടാകുന്നതെന്ന് ചിന്തിക്കാനാകുമോ ആരുടെ മുഖത്ത് സന്തോഷം സ്ഫുരിക്കും നിങ്ങൾ അതു വാങ്ങുന്നതുകൊണ്ട് ആർക്കാണ് പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ ഗുണമുണ്ടാകുക ദരിദ്രരിൽ ദരിദ്രനായവന് നേട്ടമുണ്ടാകുമെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷമുണ്ടാകും
വരും നാളുകളിൽ നാം എപ്പോൾ എന്തു വാങ്ങിയാലും ഗാന്ധിജിയുടെ ഈ മന്ത്രം ഓർമ്മിച്ചുകൊണ്ടാകട്ടെ
ഗാന്ധിജിയുടെ നൂറ്റി അൻപതാം ജയന്തി ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓരോ സാധനം വാങ്ങുമ്പോഴും അതുകൊണ്ട് ഏതെങ്കിലും ദേശവാസിക്ക് പ്രയോജനമുണ്ടാകുന്നോ എന്നു ശ്രദ്ധിക്കണം
അതിൽത്തന്നെ അതിനുവേണ്ടി വിയർപ്പൊഴുക്കിയവന് അതിനായി പണം മുടക്കിയവന് അതിനായി സ്വന്തം പ്രതിഭ ഉപയോഗിച്ചവന് ഒക്കെയും എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നോ എന്നു നോക്കണം
ഇതാണ് ഗാന്ധിജിയുടെ മന്ത്രം ഇതാണ് ഗാന്ധിജിയുടെ സന്ദേശം
ഏറ്റവും ദരിദ്രനും ദുർബ്ബലനുമായ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു ചെറിയ ചുവടുവെയ്പ് വലിയ പരിണതിയുണ്ടാക്കും എന്ന് എനിക്കു വിശ്വാസമുണ്ട്
പ്രിയപ്പെട്ട ജനങ്ങളേ പരിസരം വൃത്തിയാക്കിയാൽ സ്വാതന്ത്ര്യം കിട്ടുമെന്നു ഗാന്ധിജി പറഞ്ഞപ്പോൾ അതെങ്ങനെയെന്ന് ഒരുപക്ഷേ അദ്ദേഹത്തിന് പോലും അറിയാമായിരുന്നിരിക്കില്ല
പക്ഷേ അതു സംഭവിച്ചു ഭാരതത്തിനു സ്വാതന്ത്ര്യം കിട്ടി
അതുപോലെ ചെറിയ പ്രവർത്തികൊണ്ട് എന്റെ രാജ്യത്തിന് സാമ്പത്തിക വളർച്ചയുണ്ടാകുന്നതിൽ സാമ്പത്തിക ശാക്തീകരണത്തിൽ ദരിദ്രന് ദാരിദ്ര്യത്തിനെതിരെ പോരാടാൻ ശക്തിയേകുന്നതിൽ നമ്മിൽ നിന്ന് വലിയ സംഭാവന ഉണ്ടാകുന്നതെങ്ങനെയെന്ന് നമുക്കു തോന്നാം
എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് അതു ചെയ്യാനായാൽ അതായിരിക്കും ഇന്നത്തെ യുഗത്തിലെ യഥാർഥ ദേശഭക്തി എന്നാണ്
ഇതാണ് പൂജനീയ ബാപ്പുവിനുള്ള കാര്യാഞ്ജലി എന്നു പറയാം
വിശേഷാവസരങ്ങളിൽ ഖാദി കൈത്തറി ഉത്പന്നങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ചു ചിന്തിക്കുന്നതിലൂടെ അനേകം നെയ്ത്തുകാർക്ക് സഹായം ലഭിക്കും
ലാൽ ബഹാദുർ ശാസ്ത്രി ഖാദിയുടെ പഴയതും കീറിപ്പറിഞ്ഞതുമായ വസ്ത്രങ്ങൾ പോലും സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നുവെന്നു പറയപ്പെടുന്നു
കാരണം അതിൽ ആരുടെയെങ്കിലും അധ്വാനം മറഞ്ഞിരിക്കുന്നുവത്രേ
ഈ ഖാദി വസ്ത്രങ്ങളെല്ലാം വളരെ അധ്വാനിച്ചുണ്ടാക്കിയവയാണെന്നും ഇതിന്റെ ഓരോ നൂലും പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറയാറുണ്ടായിരുന്നു
രാജ്യത്തോടുള്ള ചായ്വും രാജ്യത്തെ ജനങ്ങളോടുള്ള സ്നേഹവും നിറഞ്ഞ ഈ വികാരം ചെറിയ നീളം കുറഞ്ഞ ആ മഹാമാനവന്റെ ഓരോ കണത്തിലും നിറഞ്ഞു നിൽക്കയായിരുന്നു
രണ്ടു ദിവസം കഴിയുമ്പോൾ നാം പൂജ്യബാപ്പുവിനൊപ്പം ശാസ്ത്രിജിയുടെയും ജയന്തി ആഘോഷിക്കും
ശാസ്ത്രിജിയുടെ പേരു വരുമ്പോൾത്തന്നെ ഭാരതവാസികളായ നമ്മുടെ മനസ്സിൽ അളവറ്റ ആദരവ് തിളച്ചുപൊന്തും
അദ്ദേഹത്തിന്റെ സൌമ്യത നിറഞ്ഞ വ്യക്തിത്വം ജനങ്ങൾക്ക് എന്നും അഭിമാനമേകുന്നതാണ്
പുറമേ അദ്ദേഹം അത്യധികം വിനയമുള്ളവനെന്നു കാണുമായിരുന്നെങ്കിലും ഉള്ളിൽ മലപോലെ ഉറച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേതെന്നതാണ് ലാൽ ബാഹാദുർ ശാസ്ത്രിജിയുടെ വൈശിഷ്ട്യം
അദ്ദേഹത്തിന്റെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം അദ്ദേഹത്തിന്റെ ഈ വിരാടമായ വ്യക്തിത്വത്തെ കാട്ടിത്തരുന്നതാണ്
രാഷ്ട്രത്തോടുള്ള അദ്ദേഹത്തിന്റെ നിസ്വാർഥമായ തപസ്സിന്റെ പ്രതിഫലമായിട്ടാണ് ഏകദേശം ഒന്നര വർഷത്തെ ചുരുങ്ങിയ ഭരണകാലം കൊണ്ട് രാജ്യത്തെ ജവാന്മാർക്കും കർഷകർക്കും വിജയത്തിന്റെ കൊടുമുടിയിൽ എത്താനുള്ള മന്ത്രം അദ്ദേഹം നല്കിയത്
പ്രിയപ്പെട്ട ദേശവാസികളേ ഇന്ന് നാം പൂജനീയ ബാപ്പുവിനെ സ്മരിക്കുമ്പോൾ സ്വാഭാവികമായും സ്വച്ഛതയെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല
സെപ്റ്റംബർ 15 മുതൽ സ്വച്ഛതാ ഹീ സേവാ എന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്
കോടിക്കണക്കിനാളുകൾ ഈ മുന്നേറ്റത്തിൽ ചേർന്നു
ദില്ലിയിലെ അംബേദ്കർ സ്കൂളിൽ കുട്ടികൾക്കൊപ്പം സ്വച്ഛതയ്ക്കായുള്ള ശ്രമദാനത്തിൽ പങ്കെടുക്കാൻ എനിക്കും ഭാഗ്യമുണ്ടായി
പൂജനീയ ബാബാസാഹബ് അടിസ്ഥാനമിട്ട ആ സ്കൂളിൽ ഞാൻ പോയി
രാജ്യമെങ്ങും എല്ലാ തലത്തിലും പെട്ട ആളുകൾ പതിനഞ്ചാം തീയിതിയിലെ ഈ ശ്രമദാനവുമായി ബന്ധപ്പെട്ടു
വിവിധ സ്ഥാപനങ്ങളും ഉത്സാഹത്തോടെ ഈ പരിപാടിയിൽ തങ്ങളുടേതായ പങ്കു വഹിച്ചു
സ്കൂളുകളിലെ കുട്ടികൾ കോളജിലെ വിദ്യാർഥികൾ എൻസിസി എൻഎസ്എസ് യുവജനസംഘടനകൾ മീഡിയ ഗ്രൂപ്പുകൾ കോർപ്പറേറ്റ് മേഖലയിലെ എല്ലാവരും തന്നെ കൂട്ടത്താടെ സ്വച്ഛതാ ശ്രമദാനം നടത്തി
ഞാൻ ഇതിന്റെ പേരിൽ സ്വച്ഛതയെ സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഹൃദയപൂർവ്വം അനേകം ആശംസകൾ നേരുന്നു
ഇനി നമുക്ക് ഒരു ഫോൺകോൾ ശ്രദ്ധിക്കാം
നമസ്കാരം
എന്റെ പേര് ശൈതാൻ സിംഗ്
ഞാൻ രാജസ്ഥാനിലെ ബിക്കാനീർ ജില്ലയിൽ പൂഗൾ ഗ്രാമത്തിൽ നിന്നാണു സംസാരിക്കുന്നത്
ഞാൻ അന്ധനായ വ്യക്തിയാണ്
എന്റെ രണ്ടു കണ്ണുകൾക്കും കാഴ്ചയില്ല
പൂർണ്ണമായും അന്ധനാണ്
സ്വച്ഛഭാരതിൽ മോദിജിയെടുത്തിരിക്കുന്ന ചുവടുവയ്പ്പുകൾ മഹത്തായതാണെന്ന് ഞാൻ മൻ കീ ബാത്തിൽ പറയാനാഗ്രഹിക്കുന്നു
ഞങ്ങൾ അന്ധരായവർക്ക് ശൌചാലയത്തിൽ പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു
ഇപ്പോളിതാ എല്ലാ വീടുകളിലും ശൌചാലയം ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഗുണമുണ്ടായിരിക്കുന്നു
ഈ നടപടി വളരെ മഹത്തായതാണ് ഇത് മുന്നോട്ടു പോകട്ടെ
വളരെ വളരെ നന്ദി
അങ്ങ് വലിയ കാര്യമാണു പറഞ്ഞത്
എല്ലാവരുടെയും ജീവിതത്തിൽ സ്വച്ഛതയ്ക്ക് അതിന്റെതായ മഹത്വമുണ്ട്
സ്വച്ഛഭാരത് അഭിയാൻ പ്രകാരം അങ്ങയുടെ വീട്ടിൽ ശൌചാലയം ഉണ്ടാവുകയും അതുകൊണ്ട് ഇപ്പോൾ അങ്ങയ്ക്ക് സൌകര്യമാവുകയും ചെയ്തു
നമുക്കെല്ലാം ഇതിനേക്കാൾ വലിയ സന്തോഷമുള്ള കാര്യമെന്താണ്
പ്രജ്ഞാചക്ഷുവെന്ന നിലയിൽ അങ്ങയ്ക്ക് കാണാനാവില്ല
അങ്ങനെയുള്ള അങ്ങ് ശൌചാലയം ഇല്ലാതിരുന്നപ്പോൾ എത്ര കഷ്ടപ്പെട്ടിരുന്നുവെന്ന് ഈ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട ആളുകൾക്കു പോലും ഊഹിക്കാനാവില്ല
ശൌചാലയം ഉണ്ടായതിനു ശേഷം അങ്ങയ്ക്ക് എത്ര വലിയ സൌകര്യമാണുണ്ടായത് എന്ന് അങ്ങുതന്നെ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ഫോൺ ചെയ്തിരുന്നില്ലെങ്കിൽ സ്വച്ഛതയുമായി ബന്ധപ്പെട്ടു പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും ഇത്ര ഹൃദയസ്പർശിയായ കാര്യം ശ്രദ്ധയിൽ വരുമായിരുന്നില്ല
ഫോൺ ചെയ്തതിന് അങ്ങയോടു വിശേഷാൽ നന്ദി പറയാനാൻ ഞാൻ ആഗ്രഹിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ സ്വച്ഛഭാരത് മിഷൻ കേവലം നമ്മുടെ രാജ്യത്തു മാത്രമല്ല മറിച്ച് ലോകമെങ്ങും ഒരു വിജയപ്രദമായ കഥയായി മാറിയിരിക്കുന്നു
അതെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്
ഇപ്രാവശ്യം ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ലോകത്തിലെ ഏറ്റവും വലിയ സ്വച്ഛതാ സമ്മേളനം സംഘടിപ്പിക്കപ്പെടുകയാണ്
മഹാത്മാ ഗാന്ധി അന്തർദേശീയ സ്വച്ഛതാ സമ്മേളനം അതായത് മഹാത്മാ ഗാന്ധി ഇന്റർനാഷനൽ സാനിറ്റേഷൻ കൺവെൻഷൻ ലോകമെങ്ങുമുള്ള സാനിറ്റേഷനുമായി ബന്ധപ്പെട്ട മന്ത്രിമാരും ഈ മേഖലയിലെ വിദഗ്ധരും ഒരുമിച്ചെത്തി സ്വച്ഛതയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ പരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ്
മഹാത്മാഗാന്ധി ഇന്റർനാഷനൽ സാനിറ്റേഷൻ കൺവെൻഷന്റെ സമാപനം 2018 ഒക്ടോബർ 2 ന് ബാപ്പുവിന്റെ നൂറ്റമ്പതാം ജയന്തി ആഘോഷത്തിന്റെ തുടക്കത്തോടുകൂടി ഉണ്ടാകും
പ്രിയപ്പെട്ട ജനങ്ങളേ സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട് ന്യായമൂലം സ്വരാജ്യം സ്യാത് എന്ന്
അതായത് സ്വരാജിന്റെ അടിസ്ഥാനം ന്യായമാണ്
ന്യായത്തെക്കുറിച്ചു പറയുമ്പോൾ മാനവാധികാരമെന്ന വികാരം അതിൽ പൂർണ്ണമായും അടങ്ങിയിരിക്കുന്നു
ചൂഷിതരും പീഡിതരും നിഷേധിക്കപ്പെട്ടവരുമായ ജനങ്ങളുടെ സ്വാതന്ത്ര്യവും ശാന്തിയും ഉറപ്പാക്കാൻ ന്യായം വിശേഷിച്ചും അനിവാര്യമാണ്
ബാബാസാഹബ് അംബേദ്കർ നല്കിയ ഭരണഘടനയിൽ ദരിദ്രരുടെ അടിസ്ഥാന അവകാശങ്ങളെ കാത്തുരക്ഷിക്കാൻ പല വ്യവസ്ഥകളും ഉണ്ടാക്കിയിട്ടുണ്ട്
അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ പ്രേരിതരായി 1993 ഒക്ടോബർ 12 ന് രാഷ്ട്രീയ മനാവാധികാർ ആയോഗ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് അതായത് നാഷനൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് രൂപം നൽകപ്പെട്ടു
കുറച്ചു ദിവസങ്ങൾക്കപ്പുറം ഈ കമ്മീഷൻ അതിന്റെ 25 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്
മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശങ്ങൾ കാക്കുക മാത്രമല്ല ചെയ്തത് മറിച്ച് മാനവീയമായ ആത്മഭിമാനം വർധിപ്പിക്കയും ചെയ്തു
മാനവാധികാരം നമുക്ക് അന്യമായ സങ്കല്പമല്ലെന്ന് നമ്മുടെ പ്രാണപ്രിയ നേതാവ് നമ്മുടെ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി ശ്രീ
അടൽ ബിഹാരി വാജ്പേയി വ്യക്തമായി പറയുകയുണ്ടായി
നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രതീകചിഹ്നത്തിൽ വൈദിക കാലത്തെ ആദർശവാക്യം സർവ്വേ ഭവന്തു സുഖിനഃ എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു
മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശത്തിന്റെ കാര്യത്തിൽ വ്യാപകമായ രീതിയിൽ ഉണർവ്വുണ്ടാക്കിയിട്ടുണ്ട്
അതോടൊപ്പം ഇതിന്റെ ദുരുപയോഗം തടയുന്നതിന് അഭിനന്ദനാർഹമായ പങ്ക് വഹിക്കുകയും ചെയ്യുന്നു
25 വർഷത്തെ ഈ യാത്രയിൽ ഈ സ്ഥാപനം ജനങ്ങൾക്കിടയിൽ ഒരു ആശയും വിശ്വാസവുമടങ്ങിയ അന്തരീക്ഷം രൂപപ്പെടുത്തി
ആരോഗ്യമുള്ള സമൂഹത്തിന് ഉത്തമമായ ജനാധിപത്യമൂല്യങ്ങൾക്ക് ഇത് വളരെ ആശാവഹമായ സംഭവമാണെന്നു ഞാൻ വിചാരിക്കുന്നു
ഇന്ന് ദേശീയ തലത്തിലുള്ള മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കൊപ്പം 26 സംസ്ഥാനങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷനുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്
ഒരു സമൂഹമെന്ന നിലയിൽ നമുക്ക് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതും അത് പ്രവർത്തിയിൽ കൊണ്ടുവരേണ്ടതും ആവശ്യമാണ്
ഇതാണ് സബ്കാ സാഥ് സബ്കാ വികാസ് എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനത്തിന്റെ അടിസ്ഥാനം
പ്രിയപ്പെട്ട ദേശവാസികളേ ഒക്ടോബർ മാസത്തിൽ ജയപ്രകാശ് നാരായണന്റെ ജന്മദിനം വരുന്നെന്നിരിക്കെ രാജമാതാ വിജയരാജെ സിന്ധ്യയുടെ ജന്മശതാബ്ദി വർഷം തുടങ്ങുന്നുവെന്നിരിക്കെ അവരെ ഓർക്കാതിരിക്കാനാവുമോ
ഈ മഹാവ്യക്തിത്വങ്ങൾ നമുക്കെല്ലാം വളരെ പ്രേരണയേകിയിട്ടുള്ളവരാണ്
അവരെ നമിക്കുന്നു
ഒക്ടോബർ 31 സർദാർ സാഹബിന്റെ ജയന്തിയാണ്
അതെക്കുറിച്ച് അടുത്ത മൻകീ ബാതിൽ വിശദമായി സംസാരിക്കുമെങ്കിലും കുറച്ചു വർഷങ്ങളായി സർദാർ സാഹബിന്റെ ജന്മജയന്തിക്ക് ഒക്ടോബർ 31 ന് റൺ ഫോർ യൂണിറ്റി ഹിന്ദുസ്ഥാനിലെ എല്ലാ ചെറുതും വലുതുമായ നഗരങ്ങളിൽ ഗ്രാമങ്ങളിൽ തെരുവുകളിൽ ഐക്യത്തിനുള്ള ഓട്ടം എന്ന പേരിൽ ഒരോട്ട മത്സരം നടക്കാറുണ്ട് എന്നത് ഓർമ്മിക്കുന്നു
ഈ വർഷവും നമ്മുടെ ഗ്രാമങ്ങളിലും തെരുവുകളിലും നഗരങ്ങളിലും മഹാനഗരങ്ങളിലും റൺഫോർ യൂണിറ്റി സംഘടിപ്പിക്കണം
ഐക്യത്തിനുള്ള ഓട്ടം ഇതാണ് സർദാർ സാഹബിനെ ഓർക്കാനുള്ള ഉത്തമമായ മാർഗ്ഗം
കാരണം അദ്ദേഹം ജീവിതം മുഴുവൻ രാജ്യത്തിന്റെ ഐക്യത്തിനുവേണ്ടി പ്രവർത്തിച്ചു
31 ഒക്ടോബറിന് റൺ ഫോർ യൂണിറ്റി പരിപാടിയിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ടവരെ രാജ്യത്തിന്റെ എല്ലാ ഘടകങ്ങളെയും ഐക്യത്തിന്റെ ചരടിൽ കോർക്കാനുള്ള നമ്മുടെ ശ്രമത്തിന് ഊന്നൽ കൊടുക്കണം
ഇതായിരിക്കും അദ്ദേഹത്തിനുള്ള നല്ല ആദരാഞ്ജലി
പ്രിയപ്പെട്ട ജനങ്ങളേ നവരാത്രിയാണെങ്കിലും ദുർഗ്ഗാപൂജയാണെങ്കിലും വിജയദശമിയാണെങ്കിലും ഈ പവിത്രമായ ആഘോഷങ്ങളുടെ അവസരത്തിൽ ഞാൻ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം അനേകം അനേകം ശുഭാശംസകൾ നേരുന്നു
നന്ദി